അസ്ഥികൂടത്തിന് ഓക്സിജനോ മറ്റോ ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് അതിൽ അതിന് വായഫാഗത്തൊരു ആ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചതായി കാണാം.

ഇതിന്റെ സൈഡ് ഇൽ ആയിട്ട് കേറി ഇറങ്ങാൻ ഉള്ള സ്റ്റെപ് വെച്ചിട്ടുണ്ട്.

ഇനി ജമ്പ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ജമ്പ് ചെയ്യാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്.

കൂടാതെ കച്ചവടം ചെയ്യുന്ന വ്യക്തിയേം നമുക്ക് കാണാൻ കഴിയും.

ഇതിന് സൈഡ് ആയി പച്ചക്കറികൾ തൂക്കി കൊടുക്കാനുള്ള മിഷൻ ക്രമീകരിച്ചിട്ടുണ്ട്.

ചിത്രത്തിൽ കാണുന്നത് ഒരു ബേക്കറി യിലെ ഫീസർ ബോക്സ് ആണ്.

ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ചായ കോഫി എന്നീ സാധനങ്ങൾ കിട്ടുമെന്ന്.

കൂടാതെ രണ്ടു കുട്ടികൾ അവിടെ സാധനം വാങ്ങാൻ വന്നിട്ടുണ്ട്.

സാധാരണയായി മുട്ട ശേഖരണത്തിനും മാംസ ശേഖരണത്തിനും വേണ്ടിയാണ് ഇവയെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്.

ആഹാരം വേണ്ട ആഹാരം വെള്ളം മുട്ട ശേഖരണം എന്നിവ ഇതിൽ നടക്കുന്നു.

ചിത്രത്തിൽ കാണുന്നത് ആടുകളെ വളർത്തുന്ന ഒരു ചെറിയ ഫാമാ --

വായിച്ചാലും വളരും വായിച്ചില്ലേ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും വായിക്കുക.

ആ പ്ലാൻ ഇൽ തന്നെ നിരവധി കെട്ടിടങ്ങൾ കാണാൻ കഴിയും.

ഇതിൽ യാത്രക്കാർ ഇറങ്ങുന്നതും കേറുന്നതും കാണാൻ കഴിയും.

ഇത് സ്വയം പരാഗണം നടത്തുന്ന ഒരു പച്ചക്കറി ഇനമാണ്.

ഒരു വ്യക്തിയുടെ കൈ പച്ച പാത്രത്തിൽ ഒരു വ് വെള്ള പാനീയം നമുക്ക് കാണാൻ കഴിയും.

കൂടുതൽ ആളുകളും ഇത് ചർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.

ചിത്രത്തിൽ കാണുന്നതുപോലെ ജലാശയങ്ങളിൽ ആണ് ഈ താമരകൾ പോലുള്ള സസ്യങ്ങൾ വളരുന്നത്.

ജലത്തിൻ്റെ ഉപരിതലത്തിലാണ് ഇവ കൂടുതലും കണ്ടുവരുന്നത്.

ഇതിൽ നിരവധി വിവോ യുടെ സ്മാർട്ട് ഫോണു കളാണ് വെച്ചിരിക്കുന്നത്.

ഇതൊരു വിവോ ഫോൺ കട ആണെന്നാണ് തോന്നുന്നത്.

പണ്ടുകാലത്ത് ഈ ട്രാക്ടർന് പകരം കല് കാളയും കലപ്പയും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്.

എന്നാൽ ഇപ്പോ ആധുനിക കാലത്ത് ഈ ട്രാക്ടർ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നു.

ഈ ഫോട്ടോസ് ഒരു ക്രിക്കറ്റ് ട്രെയിനിങ്ങിന് എടുത്ത ഫോട്ടോ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.

ആ പാതയുടെ രണ്ട് സൈഡിലും പുല്ലുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു.

ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യൻ ഓയിൽ ആയ പെട്രോൾ പമ്പ് ആണ് കാണുന്നത്.

ടാങ്ക് ഇൽ നിന്നും ഒരു ഹോസ് രൂപത്തിലാണ് ഇവ വാഹനങ്ങളുടെ ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്ന --

ഈ പക്ഷി ചെറു പ്രാണികൾ പുഴുക്കൾ മണ്ണിരകൾ മീനുകൾ എന്നിവയെ ഭക്ഷിക്കുന്നു.

ചിത്രത്തിൽ അഞ്ച് ആളുകളെ നമുക്ക് കാണാൻ കഴിയും.

കച്ചവടം ചെയ്യാനുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും.

തികച്ചും ഇൻകമിങ് കാൾ കൾക്കോ നെറ്റ്വർക്കോ വേണ്ടി ഇത് സഹായിക്കുകയും ചെയ്യും.

ഇത് കഴിക്കുന്നതിലൂടെ പെട്ടെന്ന് ബ്ലഡിന്റെ കൗണ്ട് കൂടുന്നു.

അവര് എന്ത് സ് കെയറിങ് ഓടാണ് ആ കാർ ക്ലീൻ ചെയ്യുന്നത്.

ഓരോ അരികും മൂലയും കൃത്യമായി രീതിയിൽ പൊടിപടലങ്ങൾ സ്ക്രാച്ച് എന്നിവ നോക്കിയാണ് അവർ ക്ലീൻ ചെയ്യുന്നത്.

ഈ ചിത്രത്തിൽ ഒരു കൂട്ടിൽ പാരക്കീറ്റുകൾ എന്ന ഇനത്തിൽ പെട്ട പക്ഷിയാണ് കാണപ്പെടുന്നത്.

ഓസ്ട്രേലിയയിൽ നിന്നുള്ള നീളം കുറഞ്ഞതും വാലിന് നീളം കൂടിയതുമായ വിത്ത് തിന്നുന്ന പക്ഷികളാണ് ഇവ.

ഇത് പ്രധാനമായും ഇതിൽ കാണുന്നത് പച്ച മഞ്ഞ വെള്ള നിറത്തിലുള്ള പക്ഷികളെയാണ്.

പുസ്തകങ്ങൾ എടുത്തു കൊടുക്കാൻ രണ്ട് ആൾക്കാരെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.

ത്രത്തിൽ കാണുന്നത് നമ്മളെ സംസ്ഥാന മത്സ്യമായ കരിമീനെയാണ്.

ഇതിലൂടെ നല്ല രീതിക്കാണ് ഈ കരിമീൻ കൃഷി നമ്മുടെ ജനങ്ങൾ മുന്നോട്ടു കൊണ്ടു പോകുന്നത്.

ഫുഡ് വിളമ്പി കൊടുക്കാൻ പ്രത്യേകം ആൾക്കാരെയും സജീകരിക്കപ്പെട്ടിട്ടുണ്ട്.

അവിടെ നിരവധി ആൾക്കാര് വി വി പൂക്കൾ വിക്കുവാനും ആ മേടിക്കുവാനും വരുന്നുണ്ട്.

നിരവധി ആൾക്കാർ ആ പാർക്ക് ഇൽ പലയിടത്തായി ഇരിക്കുന്നുണ്ട്.

ഇവ എല്ലോ നിറത്തിലും ഓറഞ്ച് നിറത്തിലും കാണപ്പെടുന്നു.

ഭക്ഷണത്തിനായി കടലിൽ നിന്ന് വ്യാപകമായി ഇത് പിടിക്കപ്പെടുന്നു.